ആ, പറഞ്ഞോ, നമസ്കാരം. എങ്ങനെയാണ് താങ്കളുടെ വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ പോകുന്നുണ്ട്. എന്താണ്? ഇപ്പൊ നമ്മുടെ വിഷയം എന്നുള്ളത് ഇപ്പൊ കായിക

കായികം എന്നുള്ളത് എല്ലാ

കായികം, കായികം ഒരുപാടുണ്ടല്ലോ. നമ്മള് പ്രത്യേകിച്ചും അറിയപ്പെട്ടതും, അറിയപ്പെടാത്തതുമായ ഒരുപാടുണ്ട്. ഒരുഫുട്ബോള്‍, ക്രിക്കറ്റ്

എനിക്ക് കൂടുതല് താല്പര്യമുള്ള ഒരു മേഖല കളി ക്രിക്കറ്റാണ്.

മാന്യന്മാരുടെ ഗെയിം ആണ്.

എല്ലാവര്‍ക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളി തന്നെയാണ് ക്രിക്കറ്റ്.ഗെയിം. ഞാന്‍ കൂടുതലും തല്പരനായിരിക്കുന്നത് ഫുട്ബോളിനോടാണ്. ഫുട്ബോള്‍ എന്ന് പറയുമ്പം നമ്മളിങ്ങനെ ഓടും. ഓടുമ്പോള്‍ ശരിക്കും എന്താണ് ശരീരത്തിന്‍റെ എല്ലാ ഭാഗങ്ങളും അനങ്ങും. അതിപ്പോ കായികം

ക്രിക്കറ്റും അതില് കുറവൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കൂടുതല്‍ ഇതിലി രസം കിട്ടുന്നത് ഫുട്ബോളിനമ്മക്ക് ഇങ്ങനെ ഓടിയാ പോരെ. അങ്ങനെ ഓടിയാപോരെ. അതില് വല്യ ആവശ്യമൊന്നുമില്ല. പിന്നെ ക്രിക്കറ്റ് നമുക്കിങ്ങനെ ആസ്വദിച്ച് കളിക്കാന്‍ പറ്റും.

ഈ ഒരു മേഖലയില് അപ്ഡേറ്റിംഗ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. ഫുട്ബോള്‍ ആണെങ്കി ഒരു ഗോളിന് വേണ്ടി ഇങ്ങനെ വെറുതെ കാത്തിരിക്കണം. ഒരു ഗോളുമില്ല. ടൈ മാച്ചായിരിക്കും. ഇങ്ങനെ ചെയ്യാന്‍

വേള്‍ഡ് കപ്പ്‌നടന്നു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതല്‍ കളിക്കുന്ന കളി ഏതാണെന്ന് ചോദിച്ചാല്‍ ഞാന്‍ പറയും ഫുട്ബോള് തന്നെയാണ് യാതൊരു

അതിപ്പോ താങ്കള്‍ക്ക് ഇന്ത്യയുടെ ദേശിയ കായികമായ കായിക വിനോദമായ ഹോക്കിയെ കുറിച്ച് താങ്കള് ഹോക്കി ഹോക്കി നമ്മുടെ ഈ കേരള വലിയ ടച്ചില്ല. കുറവാണ്. എനിക്ക് അതിനെഅറിയില്ല. എന്തിനാണ് നമ്മള് ദേശിയ ഗെയിം ആയിട്ട് തെരെഞ്ഞെടുത്തെ യെന്നറിയില്ല. പിന്നെ താങ്കള്‍ ഫുട്ബോള്‍ പ്രേമിയാണല്ലേ. ഞാനെന്‍റെ ഫുട്ബോള്‍ ഇപ്പൊ നിലവില്‍ ഫിഫാ വേള്‍ഡ് കപ്പ്‌ നടന്നു കൊണ്ടിരിക്കുകയാണല്ലേ.

മികച്ച ടീം എന്നുള്ളത് എന്‍റെ അഭിപ്രായത്തില്‍ ഞാന്‍ ബ്രസീലിനെയാണ് മികച്ച ഒരു ടീമായി കാണുന്നത്.

കാരണം ഇതുവരെ കളിച്ച വേള്‍ഡ് കപ്പിലൊക്കെ

മഹാന്മാര്‍ കളിച്ച ആ ഒരു പാതയുണ്ടല്ലേ?

കളിക്കാരൊക്കെ കളിച്ച ഒരു ടീമാണ് ബ്രസീല്‍ എന്നുള്ളത്.

പിന്നെ അര്‍ജന്‍റീന കുറച്ചു ഡബിള്‍ ഒക്കെ വീശിയടിക്കുമല്ലോ. മികച്ച ടീമോക്കെ തന്നെയാണ്. പക്ഷേ, ബ്രസീലിനോട് കടപിടിക്കുന്ന രീതിയില്‍ അവരെത്തിയിട്ടില്ല എന്നാണ് എന്‍റെ ഒരഭിപ്രായം.

പിന്നെ ഇപ്പൊ ഐ എസ് പി എല്‍ നടന്നു കൊണ്ടിരിക്കുകയാണല്ലോ ഖത്തര്‍ വേള്‍ഡ് കപ്പ്‌ വന്നതോട് കൂടെ, ഫിഫാ വേള്‍ഡ് കപ്പ്‌ വന്നതോട്

ക്രിക്കറ്റില്‍ ആണെങ്കില്‍ ഐപിഎല്ല് , ഐപിഎല്ല് ഒന്നിച്ചു നടക്കണില്ല. അത് സ്വഭാവിക ലെവലിലുള്ള ഗെയിം

ഇപ്പൊ ഇതിനോട് കൂടെ യുവാക്കള്‍ ഇങ്ങനെ വളര്‍ന്നു കൊണ്ട് കൊണ്ടിരിക്കുന്നു.. ഫുട്ബോള്‍ വേള്‍ഡ് കപ്പില് ഇന്ത്യ പോലുള്ള രാജ്യങ്ങള്‍ ഒന്നും ഇല്ലാന്ന് തോന്നുണ്ട് അല്ലേ? ഇന്ത്യയെ തോന്നണ്ട ആവശ്യം ഇല്ല.ന്‍ ഇണ്ട് ഇത് വേള്‍ഡ് കപ്പിനോട് ചുറ്റി ഇല്ല കാരണം അതിന്‍റേതായ ഒരു കൊറവ് ഉണ്ട്. അത് ഇന്‍ഷാ അള്ളാ വരും ഭാവിയില് ഇപ്പൊ കൊറേ ഇതേപോലത്തെ ഒരു പാട് പേര്‍ക്കിങ്ങനെ വരുന്നുണ്ട്. വളര്‍ന്നു വരുന്നുണ്ട്. വരൊക്കെ വന്നു

ക്രിക്കറ്റിന്‍റെ കാര്യത്തില്‍ ഇന്ത്യ മികച്ചു നില്‍ക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.

നമ്പറ് നമ്പര്‍ വണ്‍ ടീം ഇന്ത്യ എന്ന് വേണെമെങ്കില്‍

ടെസ്റ്റില് നിലവില് ഇന്ത്യ ആണ്.

ഇപ്പം അവര് ഒന്ന്, രണ്ട്, മൂന്ന് ആ ലെവലില്‍ ആണുള്ളത്. ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലും ബാക്ക് ആണ്. ക്രിക്കറ്റ് കണ്ടു പിടിച്ച ഇന്‍ഡ്യ, ഇംഗ്ലണ്ട് പോലും ഇന്ത്യന്‍റെ പിറകില്‍ ആണുള്ളത്..

ക്രിക്കറ്റിന്‍റെ കാര്യത്തില്‍ നല്ല സപ്പോര്‍ട്ട് ഉണ്ടെന്നു തോന്നുന്നു. അതേയതെ അതേയതെ അതേ. സപ്പോര്‍ട്ട് ഉണ്ട്. പിന്നെ നല്ല പ്ലയേഴ്സ് ഉണ്ട്..

ഇപ്പൊ യുവാക്കളെ കൊറേ നല്ല പേരന്‍റ് ഉണ്ട്. ഇഷ്ടം പോലെ പേരന്‍റ് ഒരു പാട് നമ്മുടെ കേരളത്തിന്

കാര്യങ്ങളില്‍. എത്ര വല്യ വല്യ ലെജണ്ട്സ് ആണ് അദ്ദേഹത്തെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത്.

ഗുസ്തി പോലുള്ള കായിക വിനോദം എന്ന് പറയുനത് ഇന്ത്യയില്

ഒരു നല്ല നെലയ്ക്ക് എത്തില്ലാ എന്ന് തോന്നുന്നു. അല്ലെ. ഈ ഗുസ്തി പോലുള്ള കാര്യങ്ങള്

അത് ഗട്ട്സില്ലാത്തവരാ. എനിക്ക് ഇച്ചിരി യോജിക്കുന്നില്ല അങ്ങനത്തെയൊക്കെ പരിപരിപാടികളോട്. എനിക്ക് ചെറിയ ഒരു പണിയുണ്ട്. അപ്പൊ താങ്കള് എന്നോട് സംവദിച്ചതിനോട് നന്ദി.